പച്ചപ്പിന് മുകളിലായിട്ട് കുറേ മലനിരകൾ കാണാം.

പുറത്തെ സൈഡിലെ തൂണിൽ ഇംഗ്ലീഷ് മറാത്തി കുറെ ഫാഷകൾ എഴുതിയിട്ടു--

ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരാൺ കുട്ടി കോഫി ഒഴിച്ച് കൊടുക്കുന്നു.

അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ബിൽഡിങ് കാണാൻ സാധിക്കുന്നുണ്ട്.

ഇതൊരു വ്യാപാരശാലയാണ് എന്തുവാണ് കാരണം ഒരുപാട് പല തരത്തിലുള്ള കപ്പുകൾ ഒക്കെ ഇരിക്കുന്നുണ്ട്.

ഇത് ആളുകളൊക്കെ താമസിക്കുന്ന ഒരു വല്ല്യ അപാർട്മെന്റ് ഏരിയ ആയിട്ട് കാണാൻ ക--

ആ ഒരുപാട് റൂമുകൾ എന്താണ് തട്ടുതട്ടായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.

ഒരുപാട് പേര് എന്താണ് എ_ടി_എമ്മിൽ നിന്ന് പണം എടുക്കാനായിട്ട് നിക്കുന്നുണ്ട്.

പിന്നെ അതോടൊപ്പം തന്നെ എന്തുവാ സ് ഏഹ് സ്റ്റേറ്റ് ബാങ്ക് എ_ടി_എം ആണ് എഴുതിയിരിക്കുന്നത്.

ഇവിടെ വെക്കേഷൻ ആഘോഷിക്കാൻ വന്ന കുറെ ആളുകളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.

ഇതിൻ്റെ സൈഡ് ഇലായിട്ട് ഒരു കാട കട കാണാൻ കഴിയുന്നുണ്ട്.

ആ പൂന്തോട്ടത്തിന് തൊട്ടുമുന്നിലായി ഒരു ഇരിപ്പിടവും കാണാം.

ഇവിടെ മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുള്ള ഒരു റിസപ്ഷൻ ഏരിയ കാണാം.

തിക്കും തിരക്കും നിറഞ്ഞ ഒരു ഏരിയയാണ് കാണാൻ കഴിയുന്നത്.